മ്മ്. വേൾഡ് കപ്പ് വിശേഷങ്ങൾ ഒക്കെ എങ്ങനെ പോകുന്നു?

ബ്രസീലുമായിട്ട് ഇന്നലത്തെ സെമിഫൈനൽ പ്രതീക്ഷിച്ചിറങ്ങിയ രണ്ട് പ്രധാന ടീമുകളെ പറ്റി നമ്മൾ കണ്ടതാണ് അവരുടെ കളി കണ്ടതാണല്ലോ. രണ്ട് ടീമും അവസാന നിമിഷം വരെ പോരാടിയെങ്കിലും ഒരു ടീമിനാണ് ഏഹ് പ്രധാന ടീമുകളായ അർജന്റീന, ബ്രസീലിൽ അർജന്റീനയ്ക്കാണ് ഏഹ് അവസാനം സെമിഫൈനലിലേക്ക് എത്താൻ കഴിഞ്ഞത്. ബ്രസീൽ അത്

മ്മ്. നിങ്ങൾക്ക് ഇത് കായികപരമായിട്ട് നിങ്ങൾ ഫുട്ബോളിനെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അതെ. ഫുട്ബോളിനോട് ഇഷ്ടം കൂട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുട്ബോളിനെയാണ് ഇഷ്ടം. പക്ഷെ എങ്കിലും ഏഹ് കളിക്കുമ്പോൾ ക്രിക്കറ്റിനോടും താല്പര്യം ഉണ്ട്. ഓഹ്. നിങ്ങൾ ഏത് ഏഹ് കാലഘട്ടം അതായത് ഇപ്പോൾ നമുക്ക് ഇടയിലെ ഐ.പി.എൽ. ക്രിക്കറ്റിൽ നോക്കുമ്പോൾ ഐ.പി.എൽ, വേൾഡ് കപ്പ് അങ്ങനെയൊരു ഒരു ഘട്ടം പോകുന്നു. ഫുട്ബോളിലേക്ക് കോപ്പ അമേരിക്ക ഏഹ് വേ വേൾഡ് കപ്പ് അങ്ങനെ വേറെയൊന്നും ഇപ്പോൾ അതുപോലെ യുഏഫ അതുപോലെ കുറെ ക്ലബ് പരിപാടികൾ. നിങ്ങൾ ഏത് ഇതിലാണ് കൂടുതൽ താല്പര്യം? ഏതാണ് ?

നമ്മൾ അങ്ങനെ പ്രധാനപ്പെട്ട ഇപ്പോൾ വേൾഡ് കപ്പ് എന്നാണെന്നുണ്ടെങ്കിൽ ലോകകപ്പ് ആണെന്നുണ്ടെങ്കിൽ ലോകകപ്പിലും അതുപോലെ തന്നെ ഏഹ് ഈ ക്ലബ്ബ് ഏഹ് അത് അതിന്റെ മത്സരങ്ങളിലൊന്നും വലിയ താല്പര്യം കാണിക്കാറില്ല.

കാൽപ്പന്ത് കളിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇനി അല്ല ക്രിക്കറ്റിൽ ആണെന്നുണ്ടെങ്കിൽ ഏഹ് അതിന്റെ ഏഹ് ഇതിൽ നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെ അതിൽ ഉണ്ട് അതിൽ കളിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏഹ് വേൾഡ് അതിന്റേതായിട്ടുള്ള ലോകകപ്പും കാണും.

ഒഴിവ് സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഉപയോഗിക്കൽ കുറവാണെങ്കിൽ കൂടി ഏഹ് നമ്മുടെ എന്താ ഷട്ടിൽ ബാറ്റ് ഒക്കെ ഉണ്ടല്ലോ. അത് കളിക്കാൻ ഇഷ്ടമാണ് കളിക്കാൻ താല്പര്യമാണ്. പിന്നെ ക്രിക്കറ്റും കളിക്കും. പിന്നെ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കളിച്ചിട്ടുണ്ടാവുക കാൽപന്ത് കളി തന്നെയാണ്. ഓഹ്. മ്മ്. വേറെ എന്തൊക്കെയാണ് കായിക വിശേഷങ്ങൾ? വേറെ എന്താണ്? ഇങ്ങനെ പോകുന്നു. എന്താണ് ഏഹ് കേരളത്തിലെ ആരാധകരുടെ ഒരു ഏഹ് നല്ല ഒരു പരാജയത്തിന്റെയും വിജയത്തിന്റെയും ഒരു പ്രതികരണരീതികളൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾ സോഷ്യൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടില്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ആഹ്. ഞാൻ ആദ്യം മുതൽ സമൂഹമാധ്യമത്തിൽ പല രീതികളിലുള്ള ഏഹ് അതിന്റെ ട്രോളുകൾ കാണാറുണ്ട്.

എന്നും മൻ മഞ്ഞപ്പടയോടൊപ്പം എന്നൊക്കെ പറഞ്ഞാണ് അവർ ഉള്ളത്. ആഹ്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ ഒട്ടുമിക്ക ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ അതിൽ അത്ര ആളുകൾ. ഇനി അവർ പ്രതീക്ഷിക്കുന്നത് നീലപ്പടയുടെ തോൽവിക്ക് വേണ്ടിയിട്ടാണ്.

വേറെ എന്തൊക്കെയാണ് എന്താണ് മറ്റു നമ്മുടെ കേരളത്തിനകത്തുള്ള കായിക ആഹ്

കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കായികപരമായിട്ട് ഫുട്ബോൾ തന്നെ കാൽപന്ത് ഈ ബിഹാറിൽ ആണ്. പക്ഷെ ഇവിടെ സ്വല്പം കൂടി ഈ ബിഹാറിൽ ഫുട്ബോളിന് കാൽപന്ത് കളിക്ക് ഒരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ ഫ്ളക്സ് പോയിട്ട് ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു ആരവങ്ങളോ ഒന്നുമില്ല. ഈ അടുത്ത് ഒരു കാറിന്റെ പിന്നിൽ അർജന്റീനയുടെ ചെറിയൊരു എന്തോ കെട്ടി വെച്ചതായിട്ട് ഒരു ശീലയിൽ അങ്ങനെ കെട്ടി വെച്ചതായിട്ട് ഉള്ള ഒരു കൊടി കണ്ടു. അത് മാത്രമാണ് ഇവിടെ നമുക്ക് അതിന്റെ ആരവം എന്നുള്ളത് കാണാൻ കഴിഞ്ഞത്. അല്ലാതെ മ്മ്. ഇനി നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ

പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തെ ഇതിനൊക്കെ അപ്പുറത്ത് പല പ്രശ്നങ്ങളും അവിടെ ഖത്തർ ലോകകപ്പ് സമയത്ത് ഒരുപാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് വേറെ. സംസാരിക്കാൻ ഒരുപാട് ഉണ്ട്. എന്തായാലും

ഏതായാലും നമുക്ക് നമ്മളോട് സംസാരിച്ച സംവാദിച്ചതിന് നന്ദി. ഓക്കേ.